അൽപ്പം അകലെയായി മൂന്ന് നിലകളുള്ള വെള്ള നിറത്തിലായുള്ള ഒരു കെട്ടിടവും നിർമിച്ചിട്ടുണ്ട്.

ദർശനത്തിന് എത്തുന്നവർക്ക് മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷണത്തിനായി മുറ്റത്തിന് മുകളിലായി ഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നു.

വലത് ഭാഗത്തായുള്ള കെട്ടിടത്തിന്റെ വാതിലും ജനാലകളും നീല നിറത്തിലുള്ള കമ്പി നെറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്.

ആകാശത്തിൻ്റെ മധ്യഭാഗത്തായി കുറച്ച് മേഘങ്ങൾ കാണുന്നുണ്ട്.

ഇവർക്കുമകലെയായി ഓടുമേഞ്ഞ മറ്റൊരു കെട്ടിടവും ഉണ്ട്.

കെട്ടിടത്തിന് മുന്നിലായി ഒരുപാട് റെഡ് ബാമുകൾ നട്ടു വെച്ചിരിക്കുന്നുണ്ട്.

അകലെയായി ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഷെഡ് ഇൽ വെള്ള നിറത്തിലുള്ള ഒരു വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്.

വെള്ള നിറത്തിലുള്ള വലിയ ടൈലുകളാണ് താഴെ ഒട്ടിച്ചിരിക്കുന്നത്.

കടുംചാരനിറത്തിലുള്ള വലിയ നാല് തൂണുകളോട് കൂടിയ കവാടത്തിന് വെള്ള നിറത്തിലുള്ള ഷെയ്ഡ് ആണുള്ളത്.

ഷെയ്ഡ് ഇൻ്റെ മധ്യഭാഗത്ത് കൊല്ലം ജംഗ്ഷൻ എന്ന് ഇംഗ്ലീഷ് ഇൽ എഴുതിയിരിക്കുന്നു.

മതിലിനോട് ചേർന്ന് വലതു ഭാഗത്തായി ഒരുപാട് ശിഖരങ്ങളോടുകൂടിയ വലിയൊരു മരം വളർന്നു നിൽക്കുന്നു.

കവാടത്തിന് മധ്യഭാഗത്തായി താഴെ ചുവപ്പു നിറത്തിലുള്ള പടികളുമുണ്ട്.

മുറ്റം മുഴുവനായും പച്ച നിറത്തിൽ കുറ്റിപ്പുല്ല് നട വെച്ചിട്ടുണ്ട്.

ട്രക്കിംഗ് ഇൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് ആളുകൾ പാറകൾക്കിടയിലൂടെ നടന്നുപോകുന്നുണ്ട്.

വെള്ള നിറത്തിലുള്ള വീതി ഏറിയ തൂണുകളാണ് നീളത്തിൽ കിടക്കുന്ന വരാന്തയ്ക്കുള്ളത്.